അല്ല അത് പറിക്കുമ്പൊ പൊട്ടില്ലാന്നേ നമ്മളീ ഭൂമീല് വേരിട്ടത് straight ആയിട്ട് പറിക്കാനല്ലേ അപ്പൊ പൊട്ടാതിരിക്കോ അത് ആ ചേറെല്ലു ആയകൊണ്ട് പോരു അതെ

ഉം നാശായ് പോവാ ആ അതഞ്ഞെ കൊറേ നമ്മളെ കൈയീന്ന് അധികം കിട്ടില്ല അത് തൊണ്ണൂറ്റി അഞ്ച്‌ percentage ഒക്കെ കിട്ടുള്ളു

ആ എന്നിട്ട് ഇത് എങ്ങനെ പിന്നെ ഇത് ഒരുവട്ടം വരുത്ത ഒരു വട്ടം ഈ കണ്ടത്തിൽ ഇട്ടാ തന്നെ നെല്ല് നമ്മൾ എന്തായാലു മുളപ്പിച്ച് അപ്പൊ ഒരു വട്ടം കണ്ടത്തിൽ ഇട്ടാ തന്നെ അത് set ആയല്ലോ നാ അത് set ആയത് അങ്ങനെ ഉണ്ടാവില്ലാന്നെ നമ്മള് എടുത്തിട്ട് പിന്നെ ആദ്യെ നടണം അത്

ആ separate ആയിട്ട് പിന്നെയല്ലാം കണ്ടം മൊത്തായിട്ട് നടണം അത് അപ്പൊ ഇതിനിപ്പൊ കണ്ടത്തിൽ മൊത്തം നടണെങ്കി ഇപ്പൊ നിങ്ങളെ കണ്ടത്തിൽ നിങ്ങൾ മാത്രാണോ നടുന്നെ ആ ഞങ്ങളെ കണ്ടത്തിൽ ഞങ്ങൾ മാത്രായിട്ടാ നടുന്നെ അപ്പൊ കൊറേയില്ലേ എന്തായാലും നാലോ അഞ്ചോ ഒരു ആഴ്ച എന്തായാലും എടക്കുവല്ലോ

അതെ മൂന്ന് ദിവസം കൊണ്ട് അത്രക്കു fast ആണോ നിങ്ങൾ

ആ നാലാള് ചേച്ചിയും കൂടും ആ അതെ അപ്പൊ ഇതിപ്പോ ഇത് വരന്നോർക്ക് allergy ഒന്നും ഉണ്ടാവാൻ സാധ്യത ഇല്ലേ

ആ അങ്ങനെ അപ്പൊ പിന്നെ എന്ത് ഏർ പറിച്ച് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നേം നമ്മൾ ആദ്യം first കുടെ പിന്നേം repeat ചെയ്ത് നടണം ആ പിന്നെ ആദ്യം കണ്ടം മുഴുവനായിട്ട് നടണം

ഇതെങ്ങനെ എത്ര centimeter gap അങ്ങനെ വല്ലതു ഉണ്ടോ അതായത് ഒരടി ആ ഒരു gap ഏല് നട്ട് ഇങ്ങനെ പോവാ

പിന്നെ എന്നിട്ട് എന്തൊക്കെ ചെയ്യണ്ടേ അത് കഴിഞ്ഞിട്ട് മകരം പറഞ്ഞിട്ട് മാസം വരുമ്പോ ആ മാസത്തിൽ എല്ലാം കൊയ്യണം ആ അങ്ങനെ ഏർ അപ്പൊ ഇത് ഉം ഒരു അഞ്ചു മാസത്തിന്റെയൊക്കെ ഒരു gap ലാണോ വളർ വളരാനുള്ളത് gap

അഹ് അത് ചേറ് കൂട്ടി വെച്ചിട്ട് അതിന്റെ മോളിൽ paper വിരിക്ക paper പറീന്നെ ഇതിനായിട്ട് paper ഇറക്കുണ്ടോ government

താർപ്പായ അത് താർപ്പായ ഉദ്ദേശിക്കാന്ള്ള നമ്മളെ ഈ മഴ ഒക്കെ വെയ്യുമ്പോ raincoat ന് ഒക്കെ എടുത്ത് ഇട ഈ മഴയും കാര്യങ്ങളൊക്കെ പന്തലൊക്കെ ഇടൂല്ലേ ഈ ചെണ്ടക്കൊക്കെ വേണ്ടീട്ട് അങ്ങത്തെ അല്ല അങ്ങത്തെ പന്തലല്ല ഏർ താർപ്പായി sheet പറയും അത് വാങ്ങാൻ കിട്ടും പൊറത്തിന്ന് ഉത്രത്തിക്കൊത്ത കാളായിരൊക്കൊക്കെ പോകുമ്പൊ കാളനെ വെയിലത്ത് ആദരം ചെയ്തിട്ട് ഒരു നീലയും കറുപ്പൊക്കെ ആയിട്ടുള്ള sheet വിരിക്കൂലേ അങ്ങനത്തെ sheet ആണോ

അത് plastic ആണല്ലോ

ആ അപ്പൊ അയികൂടെ എങ്ങനെയാ വിത്ത് ഇറങ്ങാ വേര് ഇറങ്ങാ അല്ല തായ്പ താർപ്പായിന്റെ മുകൾക്ക് നമ്മൾ ചേർ വാരിയിടുവേ ആ അഹ് താർപ്പായിന്റെ മുകളിലോട്ട് ചേർ വാരിയിടും എന്നിട്ട് അതിലേക്കാണ് നമ്മൾ വിത്ത് ഇട

ആ അങ്ങനെ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് മുളക്കണെങ്കിൽ എത്ര കാലാവും

okay അപ്പൊ അതിങ്ങനെ ഇ മരുന്നും കാര്യങ്ങളൊക്കെ എങ്ങത്തെ use ചെയ്യുന്നേ കീടനാശിനി അങ്ങത്തൊക്കെ അല്ല കീടനാശിനി ഒന്നു ഇല്ല full ജയ്‌വ വളമാണ് അതെ ല്ലേ അല്ല എല്ലാ നെല്ലുകൾക്കും ഇങ്ങനെ ladies ന്റെ name ആ ഉള്ളത് ഏർ നമ്മളായിട്ട് എന്താണ് കാലങ്ങളായിട്ടുള്ളതാണോ കൃഷി നിങ്ങക്ക് ആ അത് കാലങ്ങളായിട്ടുള്ള കൃഷി ആണ് സ്വന്തായിട്ട് ഉള്ളതൊന്നു അല്ല അതെ അപ്പൊ ഉം തനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടെ കൃഷി ചെയ്ത് വരുന്നുണ്ടല്ലേ

വീട്ടില് രണ്ട് പശു ഒരു കുട്ടി ആ അതെ കറവ് ഒക്കെ ഉണ്ടോ

milk society ക്ക് കൊടുക്കണോ അതോ ഏർ വീട്ടിത്തെ ആവശ്യങ്ങൾക്ക് കൊടുക്കാണോ വേറെ വീടുകൾക്ക് കൊടുക്കുന്നുണ്ടൊ എന്താ ചെയ്യുന്നേ ആ പൊറത്തേക്ക് ആവശ്യത്തിന് കൊടുക്കണ്ട് booth ഈം കൊടുക്കണ്ട് അതെ ഈ കൃഷി കൊണ്ട് വലിയ രീതിക്ക്ള്ള വരുമാനം ഉണ്ടോ നമ്മൾ അങ്ങട് ഇതിന് വേണ്ടി ഇറക്കുന്ന fund നമ്മക്ക് കിട്ടോ അതോ ഭയങ്കര delay ആണോ

അത്യാവശ്യം നമ്മക്ക് വട്ട ചിലവിനുള്ളക്കെ കിട്ടുല്ലേ

ഉം ഒരു എത്ര ചാക്ക് ഉണ്ടാവും ഒരു അമ്പത് ചാക്കിന്റെ കട്ട് ഉണ്ടാവോ ഇതിൽ വിളവെടുപ്പ് കഴിഞ്ഞാല് ആ നെല്ല് ഒര് ആഹ് അമ്പത് അറുപത് ചാക്കിന്റെ അടുത്ത് ഉണ്ട്

നമ്മൾ അഹ് ഒരു പ പത്ത് ചാക്ക് എന്റെ വീട്ടില് stock ആക്കി വെക്കും ബാക്കിയൊക്കെ മിൽമ് ഏർ പൊറത്തേയ്ക്ക് കൊടുക്കുവെ

അപ്പൊ ഇത് വേടിക്കാൻ ഇപ്പോഴും നല്ല demand ഉണ്ടോ പൊറത്ത്‌ ആ supplyco പോലത്തുള്ള company കാര് ഇത് മേടിച്ചോണ്ട് പോയി അപ്പൊ അയിന്ന് അത്യാവശ്യം ചിലവിനുള്ള പൈസയും കാര്യങ്ങളു നമ്മള് അത് ഇറക്കിയ പൈസക്കുള്ളത് കിട്ടുവോ ഇറക്കിയേനേക്കാളും കിട്ടു

നമ്മൾ ഈ വീട്ടിക്ക് എടുക്കുമ്പോ ഇത് ഏർ ഈ നെല്ല് അങ്ങനെ ഏർ പൊടിച്ച് ഏർ അയിന്റെ ഉം പൊറത്തുള്ള പതിയെ പൊടിച്ചിട്ട് അങ്ങനെ ചോറ് വെക്കയാണോ ചെയ്യ അല്ല ആദ്യം അത് വേവിക്കണം വേപ്പിക്കണം നെല്ല് വേവിക്കണം

അഹ് അത് കൊയപ്പില്ല അത് ല് വേവിക്കുമ്പോ പോവു അല്ലോ

പിന്നെ കൊയ്‌ത്തിനിപ്പോ വണ്ടികളായൊണ്ട് അധികം ചേറൊന്നും വരില്ല അതെല്ലേ എന്നിട്ട് വേവിച്ചിട്ട് അപ്പൊ തന്നെ ചോറാവോ അത്

അത് ദിവസല്ല എത്രത്തോളം വെയിലടിക്കുണൊ അതിനനുസരിച്ചാണ്

ഒണങ്ങി കഴിഞ്ഞ അത് മില്ലി പോയിട്ട് കുത്തി കൊടുക്കണം നെല്ല്

അപ്പൊ തവിട് വേറെ അരി വേറെ ആയിട്ട് നമ്മുക്ക് കിട്ടും എന്നിട്ട് ഈ തവിട് എന്താ ചെയ്യാ അതും വിൽക്കാൻ കൊടുക്കാ ചെയ്യാ അല്ല തവിട് വീട്ടില് പൈന്റെ ആവശ്യത്തിനായിട്ട് use എയ്യും അയിന് കഞ്ഞി വെള്ളം കൊടുക്കാൻ ഏർ പിന്നേ rubber ന് വല്ല ലാഭം കാര്യങ്ങളൊക്കെ ഉണ്ടോ ആ rubber ന് ലാഭൊക്കെണ്ട് എത്രെ sheet കിട്ടും rubber ല് rubber ല് ഒരു പത്തൊക്കെ പതിനഞ്ച്‌ sheet വരെ കിട്ടും

അതാരാ വെട്ടല് പിന്നെ പാലെടുക്കല് ആർത്തിട്ട് വെക്കൽ കല കല ആക്കല് കർക്കൽ ഏർ ഇത് sheet അടിക്കല് ഇതൊക്കെ ആരാ ചെയ്യാ വെട്ടലും sheet എടുക്കലും പലടുപ്പിക്കലൊക്കെ നമ്മളന്നെയാ ചെയ്യാ ഒറ്റക്കാണോ അപ്പൊ തനൊക്കെ ചെയ്യും വേണ്ടെ നേരത്തൊക്കെ വീട്ടുജോലികളും കൃഷിയും കാര്യങ്ങളൊക്കെ ഒറ്റകാണ്ന്നല്ലേ ഒരു power ആണ് വീട്ടില് എന്തായാലു അല്ലെ ആ വീട്ടിലെന്തയാലും എല്ലാ supporting ഉള്ളോണ്ട് എല്ലാം ഇന്നിങ്ങനെ പോണു ചേച്ചി ഇതിനൊക്കെ ഇറങ്ങാറുണ്ടോ

ചേച്ചിക്ക് ഒന്നും ശരിയാവില്ല

ആ അങ്ങനെ പിന്നെ കോഴിനെകാനെ എത്ര കോഴികളുണ്ട് വീട്ടിൽ കോഴി ഒരു ഇരുപത് ഇരുപത്തിയഞ്ചു കോഴി ഉണ്ട് അതെ ല്ലേ ഏർ എല്ലാം മൊട്ട ഇടണ കോഴികളാണോ അതോ കുഞ്ഞി കുട്ടികളാണോ കുട്ടികളുണ്ട് പെരട്ട കോഴി ഇണ്ട് ചേവൽ ഇണ്ട് അപ്പൊ നമ്മക്ക് ഈ agriculture പറഞ്ഞഴിഞ്ഞാ അത്യാവശ്യം scope ഉള്ള ഒരു area ആണ്

ലാഭം ഉണ്ടാവും ഇത് കൊണ്ട് മാത്രം maintain ചെയ്ത് പോവാന്നാണോ ആ അങ്ങനേം പോവാം അല്ലെങ്കി addition ആയിട്ട് നമുക്ക് വേറെ ജോലിക്കും പോവാ താനപ്പോ ഈ agriculture മാത്രാണോ അതോ വേറെ എന്തേലു നോക്കുന്നുണ്ടോ

അതെ ല്ലേ അപ്പൊ ഇതിനോട് ഒരു പ്രത്യേക തരം interest ഇണ്ട്

ആ ഇത് ഇതിലായിട്ടഞ്ഞെയാണ് പോവഞ്ഞെയാ സുഖം അല്ല ആഹ് ഇങ്ങനെ വിദേശത്ത് എവിടേലും work കിട്ടി പോവാ എന്നുണ്ടേൽ വീട്ടിലുള്ളോർക്ക് ഇതൊരിക്കലും വിടരുത് എന്നുള്ള ഒരു ഇതിലാ നിലവിലാണ് അല്ലെ അത് വീട്ടിലുള്ളവർക്ക് അധികം കൊടുക്കാണ്ട്രിക്കെ നല്ലത് നമ്മളെ മാതിരി അവരിക്ക് നോക്കാൻ വൈക്കില്ലലോ ഓ അങ്ങനെ ഇപ്പൊ കയ് അഹ് വീട്ടിൽ അപ്പൊ separate അ ചെയ്യുന്ന് അല്ലിപ്പൊ അവരിക്കല്ലേ കൂടുതൽ ഇതിനെ കുറിച്ച് അറിയാ

അവരിക്കല്ലേ ഇതിനെ കൂടുതൽ പരി ഇതിനെ പറ്റി കൂടുതൽ കാര്യം അറിയുന്നത് വീട്ടുകാർക്കാവു അല്ലൊ അറിയണത് അവർക്കെന്നെ ആയാലും ഏർ എന്റെ അളവിൽ അവർക്കുള്ള ഇല്ല

ഉം ഞാൻ ഒന്നും കൂടി നല്ലോണം പരിപാലിക്കിണ്ട് പക്ഷെ അവർക്ക് അതിനനുസരിച്ച് വരില്ല അതെ ല്ലേ പിന്നേ അപ്പൊ എന്തായാലും വിളിച്ചത് ഏർ എടുത്തേൽ ഭയങ്കര സന്തോഷം മാത്രല്ല ഇത്രേം കാര്യങ്ങൾ പറഞ്ഞു തന്നതിലും ഭയങ്കര സന്തോഷം ഇപ്പൊ next ഏർ പറ്റുവാ വെച്ച അടുത്താഴ്ച വരാം ഓ അപ്പൊ ഒന്ന് detailed ആയിട്ട് പറഞ്ഞരാ ആ okay ഇനീപ്പോ അങ്ങോട്ട് വരാൻ പറ്റുന്നുണ്ടെങ്കി അങ്ങോട്ട് വന്നാലും കൊഴപ്പില്ല ആ വീട്ടിക്ക് വന്നാല് നമ്മക്ക് വിശദായി കണ്ട് സംസാരിക്ക

ആ ഒ agriculture ഒന്നൂടി കണ്ടിട്ട് എങ്ങനെയൊക്കെയാ ചെയ്യുന്നേ എന്ന് പഠിക്കും ചെയ്യാം

പിന്നെന്തൊക്കെയാ

എപ്പോഴാ meet എയ്യണ്ടേന്ന് പറഞ്ഞാ മതി ആ അത് ഞാൻ വിളിച്ച് പറയാ എപ്പളാ വേണ്ടെന്ന് ആ എപ്പൊ പറഞ്ഞാലും കുഴപ്പൊന്നുല്ല നമ്മുക്ക് നോക്കാം എപ്പൊഴാ പറ്റാന്നുള്ളത് നോക്കാം ആ ഞാൻ എനിക്ക് free ആവുമ്പേ ഒന്ന് വിളിക്കാ

വേറെ കൃഷി എന്തേലും ചെയ്യാൻ താല്പര്യണ്ടോ ഉള്ള കൃഷിയഞ്ഞെ നമ്മക്ക് നേരെ സമയം correct ആണ് additional ആയിട്ട് വേറെ കൃഷിക്കൊന്നും സമയില്ല

അപ്പോ വേറെന്തൊക്കെയാ ഇനീപ്പോ ഉം ഏർ ചെയ്യാനാഗ്രഹിക്കുന്നെ കൃഷിയല്ലാതെ

ഇതിനോടഞ്ഞെ നല്ല താല്പര്യവും സന്തോഷവും ഉണ്ട്

ഇനി പുറത്തു പോയിട്ട് പണിയെടുക്കാൻ താല്പര്യം ഇണ്ടെക്കി

പൊറത്ത് പോവാണ്ട് എല്ലാ ലാഭു വേഗോ ഉണ്ടാക്കും ചെയ്യാ ഉം പിന്നെ വീട്ടിൽ എല്ലാരും സന്തോഷായിട്ട് ഇരിക്കുന്നോ എന്തൊക്കെയാ work ഉം കാര്യങ്ങളൊക്കെ ആ വീട്ടിൽ എല്ലാരും സന്തോഷായിട്ട് ഇരിക്കണു അമ്മയു അമ്മൂമ്മയു പണിക്ക് പോന്നുണ്ട്

ചേച്ചി ഇപ്പൊ degree കഴിഞ്ഞു

ആ okay okay അവിടെ

hello ആ എന്തൊക്കെയുണ്ട് വിശേഷം? ആഹ് എല്ലാവര്‍ക്കും വീട്ടില്‍ സുഖം അല്ലേ? . ഞാനിന്നു വിളിച്ചത് നമുക്ക് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാലോ? അല്പനേരം. ആ അതിന് എന്താ നമുക്ക് ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാം നമുക്ക് എല്ലാവര്‍ക്കും തന്നെ അറിയാവുന്ന പോലെ നമ്മുടെ ലോകമെമ്പാടും വ്യാപിച്ച മഹാമാരിയെ തന്നെ കുറിച്ച് സംസാരിച്ചാലോ? ആഹ് അതിനെന്താ അതിനെ പറ്റി തന്നെ നമുക്കിന്നു സംസാരിക്കാം. ഉം നിങ്ങള്‍ക്ക് താല്പര്യമില്ലേ അതിനെ പറ്റി സംസാരിക്കാന്‍. എനിക്ക് താല്പര്യമുണ്ട് അതിനെ കുറിച്ച് ആഹ് എന്നാ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് സംസാരിക്കാനുള്ളത് എവിടെ നിന്നാണ് ഇത് പടര്‍ന്നത് എന്നും, ഏതു രാജ്യത്ത് നിന്നാണ് ഇത് ഉത്ഭവിച്ചത് എന്നും എല്ലാം നമുക്കറിയാമല്ലോ. നിങ്ങള്‍ക്ക് അറിയില്ലേ? ആഹ് അതെ നമുക്കറിയാം. ചൈന എന്ന രാജ്യത്ത് നിന്നാണ് അത് ഉത്ഭവിച്ചത് എന്നാണ് നമ്മള്‍ മനസിലാക്കിയിട്ടുള്ളത്. ആ അതെ അവിടുന്ന് തന്നെയാണ് ഉത്ഭവിച്ച് എന്നാണ് എല്ലാവരും പറയുന്നത്. ഇനി നമുക്ക് സംസാരിക്കാന്‍ ഉള്ളത് മഹാമാരി മൂലം നമ്മുടെ രാജ്യത്തെ നമുക്ക് എല്ലാവര്‍ക്കും ഉണ്ടായ നാശനഷ്ടങ്ങളെയൊക്കെ കുറിച്ചാണ്. നിങ്ങക്ക് അറിയാമോ എന്തൊക്കെയാണ് നാശനഷ്ടങ്ങള്‍ ഉണ്ടായതെന്ന്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് രീതിയിൽ മഹാമാരി നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്.